ആഹ് പിന്നെ ഇങ്ങളെന്താ പുതിയൊരു ഗാഡ്‌ജെക്ടസ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടു

ആഹ് ഏതാണ് ഏത് കമ്പനിയുടേതാണ്?

ഇറങ്ങിക്കൊണ്ടിരിക്കല്ലെ ഓരോ എഹ് ഓരോ ഉപ ഏഹ് കാര്യങ്ങൾ ചെയ്യാനും

പാംടോപ്പ് അത് ഇനി വേറൊരു ആഹ് ഒന്നാമത് ഇപ്പൊ എല്ലാതും ഒരു വൈറൽസ് വൈറില്ലാത്ത ഒരു ഒരു കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കേണ്

ആഹ് എന്നുപറയ അതിപ്പോ ഇയർഫോണുകൾ വൈറില്ലാത്തതാണ് പരമാവധി എല്ലാരും ഇയർപോഡ് അങ്ങിനെ പേര് മാറും ഇയർപോഡ്ന്ന് ആവും ഇല്ലെങ്കിൽ അത് നെക്‌ബാൻഡ്‌ അങ്ങിനത്തെ പല ആ അതെ അങ്ങിനത്തെ പല ഉപകരണങ്ങളും നിത്യേന വർധിച്ചുകൊണ്ടിരിക്കേണ് മാത്രല്ല അങ്ങിനത്തെ ആഹ് ഈ ആമസോൺ ഫ്ലിപ്കാർട്ടുകൾ ഒക്കെ ഉണ്ടല്ലോ ഈ ഓൺലൈൻ ഓൺലൈനായിട്ട് മാർഗങ്ങള്

മ്മ്ഹ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളെ പ്രധാന ആഹ് ഒരു മേഖലയാണല്ലോ യൂട്യൂബ് എന്നുള്ളത് അപ്പൊ യൂട്യൂബില് ഇവിടെ അടുത്ത് ഞാനിങ്ങനെ ഒരു ഒന്ന് പരിശോധിച്ചപ്പോ അഹ് ഏറ്റവും കൂടുതല്

ആളുകള് കാണുന്ന ഒരു സാധനം ഒന്ന് മറ്റെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു മേഖലയാണ് പിന്നെ ഒന്നുള്ളത് ഈ സാങ്കേതികപരമായിട്ടുള്ള യന്ത്രോപകരങ്ങള് ഈഹ് കാര്യങ്ങളിലുള്ള

ആഹ് ചാന്നലുകളാണ് കൂടുതൽ ആളുകളും സമീപിക്കുന്നത്

മാത്രമല്ല ഇപ്പൊ ആണെങ്കിൽ വളരെയധികം അധികരിച്ചു കൊണ്ടിരിക്കേണല്ലോ ഇപ്പൊ നമ്മുടെ ആഹ് മൊബൈൽ ആണെങ്കിലും വൈറില്ലാത്ത ചാർജർ

അതുപോലെ എല്ലാരെ അടുത്തും ഏഹ് ടച്ച് ചെയ്യുന്ന തൊടുന്ന വാച്ചുകള്

അങ്ങിനെ പല പല മാറ്റങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുവാണ് ആ ദൈന്യനദിനം അത് വർധിച്ചു കൊണ്ടിരിക്കുവാണ് കൂടെല്ലാതെ കൊറയുന്നില്ലാന്ന് പറഞ്ഞ പോലെ

ഈ സ്വയം ചലിക്കുന്ന തന്നത്താനെ ചലിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ

അതിൻ്റെ ആതിഥ്യം നല്ലോണം ഉണ്ട് പ്രത്യേകിച്ച് പറയാണെങ്കി പക്ഷെ ഇങ്ങനത്തെ ഈ സ്വയം ചലിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഈട് നിൽക്കില്ല എന്നുള്ളതാണ്

ഈടുനിക്കും ഈടുനിക്കും അതെ നല്ല ആ നല്ല സാധനങ്ങളുണ്ട് പക്ഷെ അതല്ല പറഞ്ഞെ ചെല

ചെലതൊക്കെ അത് അത്ര ഈട് നിക്കൂല അതിൻ്റെ ഒരു ഈഹ് ഈഹ് സ്വയം ചലിക്കുന്ന ആ ഒരു അതിന്റേതായിട്ടുള്ള അതിനുള്ളില് ഘടിപ്പിക്കുന്ന യന്ത്രങ്ങളുണ്ടല്ലോ അത് പെട്ടന്ന് ചെലപ്പോ ആഹ് അത് കേടന്ന് വരാ ഇല്ലാതാവ യന്ത്രോപകരങ്ങളിൽ ഒരു നല്ല കമ്പനിയായി താങ്കൾക്ക് തോന്നിയതേതാണ്? അത് അങ്ങിനെ പറയാൻ പറ്റുവോ നമ്മളിപ്പോ ഒരു ആഹ് സാധനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഉല്പാദനങ്ങൾക്കനുസരിച്ചല്ലേ അതിൻ്റെ ഒക്കെ കണക്ക് പറയാൻ പറ്റോള്ളൂ മ്മ് ശെരിയാണ് ഇപ്പൊ ഏഹ് നോക്കാണെങ്കിൽ ഇപ്പൊ ഐഫോൺ ഐ ഐൻ്റെ സാധനങ്ങള് അഹ് പിന്നെ വളരെയധികം ആഹ് ഏറ്റവും സെക്ക്യൂറും ഏറ്റവും മൂല്യമുള്ളതും അതായി മാറിക്കൊണ്ടിരിക്കേണ്

ഞങ്ങടെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണ് അതേപോലെ ലാപ്ടോപ്പ് നേരത്തെ പറഞ്ഞ ഈഹ് നമ്മളെ ഇയർഫോൺ ഒക്കെ ഉണ്ടല്ലോ അതേപോലത്തെ നിത്യോപിക്കുന്ന സാധനങ്ങള് ആഹ് ഒക്കെയാണ് നമ്മൾ സ്ഥിരായിട്ട് യന്ത്രോപകരണങ്ങളായിട്ട് നമ്മുക്ക് ഉള്ളത് ആഹ് നിങ്ങളിപ്പോ അതൊക്കെ നാട്ട്ന്ന് വാങ്ങുന്നതാണോ അതോ ഓൺലൈൻ വഴി ഇപ്പൊ പല പല സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പൊ വെലക്കുറവ് അനുസരിച്ച് ഒക്കെ നമ്മളതിനനുസരിച്ച് വാങ്ങുന്നതാണ് അപ്പൊ ചെലപ്പോ നല്ല ഓഫർ വരുന്ന സമയങ്ങുളുണ്ടാവും അപ്പോ ആ സമയത്ത് നമ്മൾ അത് എഹ് ചെലപ്പോ ഓൺലൈനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നേരിട്ട് അങ്ങിനെ ഓർഡർ ചെയ്ത് വാങ്ങുന്നതുണ്ടാവാറുണ്ട്. അല്ല നമ്മൾ ഓരോ കടകളിൽന്ന് പോയിട്ട് അവിടുന്ന് വാങ്ങുമ്പോ അതിന്റേതായിട്ട് നമുക്ക് അതിൻ്റെ ലാഭങ്ങൾ ഇപ്പൊ നമ്മളെ പരിചയത്തിലുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ അങ്ങിനെ വാങ്ങുന്ന ഉണ്ട് അങ്ങിനെ ഉണ്ട് പല സാഹചര്യങ്ങളാണ് നമ്മളെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കടകളിൽന്ന് വാങ്ങുന്ന രീതിയിലൊക്കെ ഉള്ള മാറ്റങ്ങൾ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ മ്മ് ഏതായാലും ഇത്രേം നേരം സംസാരിച്ചതിന് നന്ദി